പാത്രക്കട പാത്രക്കടയില് പാത്രങ്ങൾ എല്ലാം ഇരിക്കുന്നു പ്ലാസ്റ്റിക് പാത്രം സ്റ്റീൽ പാത്രം അങ്ങനെ എല്ലാ പാത്രങ്ങളും ഉണ്ട് അതിൽ ആൾക്കാര് വന്നു മേടിച്ചോണ്ട് പോകുന്നു.

എന്തോ ഗുഹയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഗുഹയാണെന്നാ തോന്നണെ അത് സ്ഥലം നമ്മക്ക് അറിയില്ല.

കളറ് കാണുന്നുണ്ട് കടലിൻറെ കരയ്ക്ക് അടുത്തപോലെയുണ്ട് കണ്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കാം വേറെ ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഒണ്ട്.